സെമിന്ദാരി അവകാശ നഷ്ടപരിഹാരം എന്ന നിലയിൽ മിർജാഫർ company ക്കു നൽകി മിർജാഫർ കൂടാതെ company ഉദ്യോഗസ്ഥന്മാർക്കും നവാബ് വൻതുകകൾ സമ്മാനി സമ്മാനമായി നൽകി ക്ലൈവിന്റെ രണ്ടു ക്ലൈവിനു രണ്ട് ദശലക്ഷം രൂപയും വാട്ട്സന് രണ്ടര ദശലക്ഷം രൂപയും ഇങ്ങനെ സമ്മാനമായി ലഭിച്ചു company ഉദ്യോഗസ്ഥന്മാർ നട നടത്തുന്ന വ്യക്തിപരമായ വ്യവസ്ഥ സ്വകാര്യ വ്യാപാര യാതൊരു നിയന്ത്രണവും ഉണ്ടായിട്ടിരുന്നില്ല പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റിന്ത്യാ കമ്പനിയുടെ നില നിലയും വലിയ വിലയുമുയർത്തി ഇന്ത്യയെ യഥാർത്ഥ ഭരണത്തിനുവേണ്ടി പോരാടുന്ന യഥാർത്ഥ ശക്തികളിൽ ഒന്നായി ഒന്നായി മാറാൻ ഇതോടെ കമ്പനിക്ക് കഴിഞ്ഞു ബംഗാളിൽ നിന്നും പിടി പിരിച്ചെടുത്ത revenue വരുമാനം കൊണ്ട് ശക്തമായി ഒരു സൈന്യത്തെ നിലനിർത്താൻ company ക്ക് കയിഞ്ഞു ബ്ലാസ് യുദ്ധത്തിന് ശേഷമാണ് ബംഗാളിൽ കർഷകർ ബ്ലാസ് യുദ്ധത്തിന് ശേഷമാണ് ബംഗാളിലെ കർഷകരെ ചൂഷണം ചെയ്തു company ഉദ്യോഗസ്ഥന്മാർ സമ്പന്നരായി മാറിയത് അടുത്ത് ബക്സർ യുദ്ധം ബക്സർ യുദ്ധത്തിൻറെ തുടർച്ചയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ആറുവത്തതിനാലിലെ ബക്സർ യുദ്ധം ബ്ലാസ് യുദ്ധത്തിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ആറുവത്തതിനാലിലെ ബക്സർ യുദ്ധം ബ്ലാസ് യുദ്ധത്തിന് ശേഷം മുർജഫൂർ നെ നവാബാക്കിയ company ബംഗാളിൽ യഥാർത്ഥ ഭരണാധികളെ പോലെയാണ് പെരുമാറിയത് ആയിരത്തി എയ്ന്നൂറ്റി അയ്മ്പത്തിയെട്ടിൽ പ്ലെയിം ക്ലൈവിന്‍റെ company ബംഗാൾ governor ആയി നിയമിച്ചു അധികാരത്തിലെത്തിയ ക്ലൈവും അനുജന്മാരും കൂടുത സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി മുർജഫൂർ നെ സമ്മർദ്ദം ചെലുത്തി എൻ്റെ വിഷയം ബ്ലാസ് യുദ്ധമായി ഇത്രയും പറഞ്ഞഓടെ ഞാൻ നിര്ത്തുന്നു നന്ദി നമസ്കാരം

ചിണയ്യ് എന്ന് പറയുക so അഞ്ചു കുറിച്ചു നാം പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിക്കൂലെ അഞ്ച് പേര് ആദ്യം ആരാണ്? comment ചെയ്യുക എന്ന് നോക്കട്ടെ come on everybody come on everybody. ഒന്നാമത്തത്തിന്റെ പേര് കുറിഞ്ചി കുറിഞ്ചി കുറിഞ്ചി എന്നാണ് ഒന്നാമത്തെ ചിണ അതായത് hilly area ഇൽ ആണ് കാടും മലയും നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മുടെ ഡോറ പറയും പോലെ കാട് മല ഉള്ള സ്ഥലമാണ്.

കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് ഗിൽ പ്രധാനാമായും കാടുണ്ടെങ്കിൽ അവിടത്തെ കാട്ടുവിഭവങ്ങൾ അല്ലെ വന വിഭവങ്ങൾ ശേഖരിക്കും അല്ലെ collecting the forest produces and hunting വേട്ടയാടലും കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കുകയുമാണ് പ്രധാനപ്പെട്ട ജോലി yes very good very good very good. രണ്ടാമത്തത് മുല്ലയാണ് മുല്ല എന്നാൽ പുല്ല് എന്ന് പഠിച്ചു വെക്കുക. Grassland അല്ലെ പുൽമേടുകൾ ഉള്ള സ്ഥലമാണ് മുല്ലയ് എന്ന് പറയുന്നത് പുല്ല് ഉണ്ടെങ്കിൽ അവിടെ ആർ ഉണ്ടാവും മുല്ലയ് എന്നാൽ പുല്ല് എന്ന് പഠിച്ചു വെക്കണം. അവിടെ ഉള്ള ആൾക്കാരുടെ പേര് rearing of cattles മൃഗങ്ങളെ വളർത്തൽ ആണല്ലേ മൂന്നാമത് സ്ഥലം പാലായ് പാലായ് അല്ലെ പാലാ സജി ചേട്ടനെ അറിയുന്നുണ്ടാവും അല്ലെ പാലാ സജി ചേട്ടൻ ആരാധകൻ ഉണ്ടെങ്കിൽ ഒന്ന് comment box അല്ലെ comment box ഇൽ ഒന്ന് അല്ലെ ഒരു ഒരു ഒരു ഒരു എന്തിട്ടേക്കുക ഒരു ഒരു ഒരു അല്ലെ പവരേഷ് ഒരു flower ഇട്ടേക്കുക പാലാ സജി ചേട്ടൻ അങ്ങനെ ആണല്ലോ okay ആഹ് okay yes അടുത്തത് പാലായ് എന്നാൽ നമ്മുടെ ഇന്നത്തെ പാലാ അല്ല കേട്ടോ ഏതാണ് പാലാ പാലാ അല്ല പാലായ് പാലായ് എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ് Dry land ആണ്. പാലായ് എന്ന് വെച്ചാൽ എന്താണ് വരണ്ട പ്രദേശം ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവിടെ കൃഷി ഉണ്ടാവൂല Dry land അല്ലെ അപ്പൊ main പരിപാടി എന്ന് പറയുന്നത് stealing of cattles മൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ള animals നെ ഒക്കെ മോഷ്ട്ടിക്കലാണ് പ്രധാനപ്പെട്ട അവരുടെ പണി എന്ന് പറയുന്നത്. okay ready അല്ലെ ready അല്ലെ അടുത്ത സ്ഥലം മരുത്തമാണ് മരുത്തം എന്നാൽ വയൽ പ്രദേശം നമ്മുക്ക് വേണെങ്കിൽ എന്ന് wet land പറയാം അല്ലെ വയൽ പ്രദേശം അപ്പൊ അവരുടെ main പരിപാടി എന്തായിരിക്കും farming കൃഷിയാണ്. സംശയമുണ്ടോ ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്റെ അവസാനത്തത് നെയ്തലാണ് നെയ്തൽ എന്ന് പറയുന്ന പ്രദേശം അധവാ coastal region അല്ലെങ്കിൽ തീരപ്രദേശം എന്നാണ്. അല്ലെ fishing and salt production മീൻപിടിത്തവും ഉപ്പു നിര്മാണവുമാണ് പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ പണി എന്ന് പറയുന്നത് തെറ്റ് ആണോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ okay ആണെങ്കിൽ ഇത്രയൂം കാര്യങ്ങൾ തെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ interested അല്ലെ interesting അല്ലെങ്കിൽ അല്ലെ നിങ്ങൾ ഇപ്പോ ഈ വരുന്ന എട്ടാം ക്ലാസ്സിലെ exam ഇൻ class ഇൽ forty out of forty വാങ്ങിച്ചാൽ

ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കുറയാതെ okay ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇല്ലേ നിങ്ങളെ എനിക്ക് ഒന്നും കാണണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ exam ഇൻ കഴിഞ്ഞ exam ഏത് exam ഇൻ അവസാനത്തെ exam ഇൻ നിങ്ങൾ half yearly quarter yearly എട്ടാം class ഇന്റെ exam attend ചെയ്ത കൊറേ പേര് ഉണ്ടാവും അല്ലെ ഒരുപാട് പേർക്ക് ഉപയോഗപ്രധാനം ആയിട്ടുണ്ടെന്ന് എന്നാണ് ഞാൻ മനസിലാക്കുന്നത്. okay അല്ലെ yeah you are a King ഞാൻ രാജാവ് ഒന്നും അല്ലടാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അധ്യാപകനാണ് okay okay ബിൻസി അബി വളരെ സന്തോഷം ശരി okay yes അഞ്ചെണ്ണത്തിന്റെ പേര് ഒന്ന് comment ചെയ്തേ ഈ അഞ്ചെണ്ണത്തിന്റെ പേര് ഒന്ന് comment ചെയ്തേ ഈ അഞ്ചെണ്ണത്തിന്റെ പേര് ഒന്ന് comment ചെയ്തേ come on everybody, come on everybody ആ നിങ്ങൾ ഇപ്പൊ okay കാണുന്നത് പോലെ എനിക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എന്റെ ഈ class ഉകൾ കാണാറുണ്ട് എല്ലാരും പഠിക്കാറുണ്ട് നിങ്ങളും നല്ല പോലെ പഠിക്കണം. okay അപ്പൊ നന്നായിട്ട് പഠിക്കുക നല്ല mark ഉകൾ score ചെയ്യുക അത് എന്താണ് നമ്മുടെ പണിയാണ് അല്ലെ അല്ലെ അല്ലെ അല്ലെ ഒരുപാട് ആൾക്കാരുടെ marl ഇവിടെ comment ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ സന്തോഷം എന്താണ് class കേട്ടിട്ട് exam നിങ്ങളക്ക് നന്നായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റു~പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർഥം എന്താണ് നിങ്ങൾ അടിപൊളി ആണെന്നുള്ളതാണ്. okay sir ചായ കുടിച്ചോ പിന്നെ ഞാൻ ഇവിടെ വൈകുന്നേരം ചായ കുടിക്കാതെ class എടുക്കാൻ പറ്റുകയില്ല Fasal sir എവിടെ പോയെന്ന് വെച്ചാൽ fasal sir fasal sir എവിടെ പോയി went to Hyderabad എവിടെപ്പോയി ഹൈദരാബാദിൽ പോയി എന്തിന് പോയി എന്ന് ചോദിച്ചാൽ എന്തിന് okay ഇനി ചോദ്യം ചോദിക്കരുത് fasal sir നെ അറിയാത്ത ആൾകാർ ഉണ്ടോ ഇവിടെ fasal sir എവിടെപ്പോയെന്ന് ചോദിച്ചാൽ ഹൈദെരാബാദിൽ പോയി എന്തിന് പോയി fasal sir നാളെ രാവിലെ എത്തും ഈ ചോദ്യം ചോദിക്കരുത് fasal sir എവിടെപ്പോയി ഹൈദെരാബാദിൽ പോയി എന്തിന് പോയി wife നെ കാണാൻ പോയി wife നെ കാണാൻ അപ്പോൾ ചോദിക്കും fasal sir wife ഹൈദരാബാദി ആണോ എന്ന് അല്ല മലപ്പുറത്തുകാരിയാണ് fasal sir ന്റെ wife കൊണ്ട് അവിടെ പോയതാണ് മൂന്നാമത്തെ കാര്യം എപ്പോൾ വരും നാളെ രാവിലെ എത്തും okay ഇനി അടുത്ത ദിവസത്തിൽ fasal sir ഇനി സംശയം ഒന്നും ഇല്ലാലോ ready അല്ലെ ready അല്ലെ ready അല്ലെ okay, Government of India ഈ ചോദ്യം very very important, very very important, very very important, sir ന്റെ മക്കളുടെ ഭാഗ്യം എനിക്ക് കുട്ടികൾ ആയില്ലലോ okay ശരി നോക്കൂ നിങ്ങൾ Government of India മറന്നു പോയി slide മറന്നു പോയി ഇതിന്റെ മലയാളം slide add ചെയ്യാൻ okay എങ്കിലും നിങ്ങൾ പറയൂ നമ്മുടെ ഈ നാല് കാര്യങ്ങൾ ഇന്ത്യ Government ഇൻ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ മൂന്ന് elements ഏതൊക്കെയാണ് മൂന്നെണ്ണം legislation, executive and judiciary ഏതൊക്കെയാണ് അല്ലെ ഒന്നാമത്തെ വിഭാഗത്തിന്റെ പേര് നമ്മൾ പറയുന്നു എന്താണ് നിയമനിർമാണ വിഭാഗം അഥവാ legislator നിയമത്തെ ഉണ്ടാക്കുന്ന ആൾകാർ രണ്ടു executive അതിന്റെ മലയാളം കാര്യ നിർവഹണ വിഭാഗം കാര്യ നിർവഹണ വിഭാഗം മൂന്നാമത്തത്തിന്റെ പേര് judiciary അഥവാ ഇതിനെ നമ്മൾ മലയാളത്തിൽ നീതി ന്യായ വിഭാഗം എന്ന് പറയുന്നു. ഈ മൂന്ന് കാര്യവും വളരെ വളരെ important ആണ് ഇത് പഠിക്കാതെ ആരും മുൻപോട്ട് പോകരുത് നമ്മൾ ഒരു government എന്നാൽ മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ് ഒന്ന് legislator അഥവാ നിയമം നിർമിക്കുന്ന ആൾക്കാർ ആരാണ് നിയമം ഉണ്ടാക്കുക ലോക സഭയിലും രാജ്യ സഭയിലും ചർച്ച ചെയ്ത് ആ സാധനം രണ്ടിലും passayi ആയി president ഒപ്പ് വെച്ചാൽ അത് ഒരു നിയമമായി മാറും. രണ്ടു ഈ നിയമത്തെ അല്ലെ നിയമം ഉണ്ടായി ഇനി ആ നാട്ടിൽ ഭരണം കൃത്യമായി കൊണ്ടുപോകുന്ന ആൾകാരെയാണ് executive അഥവാ കാര്യനിര്വഹണ വിഭാഗം എന്ന് പറയുന്നത്. and അതിൽ President ഉണ്ട് Vice president, prime minister, council of minister അഥവാ മന്ത്രിസഭ bureaucracy എന്ന് വച്ചാൽ ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കുന്നത് നീതി ന്യായ വിഭാഗമെന്ന്

and Sub court, court, magistrate court കളും ഉണ്ട് ready അല്ലെ പറയുന്ന കാര്യങ്ങൾ ready ആണെങ്കിൽ comment boxil ഇൽ ഒരു ഒരു ഒരു എന്തിട്ടേക്കുക yes ഒരു flower വരട്ടെ okay ഒരു flower വരട്ടെ ഇന്നത്തെ class ഇൽ എനിക്ക് വളരെ സന്തോഷം എന്താണെന്നു വെച്ച ആരെ കാണുന്നില്ല ആരെ കാണുന്നില്ല ആരെ കാണുന്നില്ല ആ ആൾക്കാരെ കാണുന്നില്ല അവരെ നമ്മൾ എന്തെയെണ്ണം ഇവിടെ നിന്നും പുറത്താക്കണം അല്ലെ അപ്പൊ ഇവിടെ പഠിക്കാൻ തയ്യാറായിരുന്ന കുട്ടികളാണ് എനിക്ക് അറിയാം അത് language class ഇന്റെ തല്ലെന്ന് ഉണ്ടാവൂട്ടോ okay yes okay okay okay yes ഇത്തരം ആൾക്കാർ ഇല്ലേ ആരാണ് അത് ആരാണ് ദാ ഇത്തരം ആൾക്കാരെ നാം എന്തെയുന്നു കൂട്ടിൽ കേറ്റി വിടേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പൊ നിങ്ങൾ ഒക്കെ മിടുക്കന്മാർ ഇത്തരം എന്താണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ എന്താക്കണം നമ്മൾ നമ്മളുടെ പൂക്കൾ കൊടുത്തും അല്ലെ തീ കൊടുത്തും അവരെ കരിയിച്ചു കളയണമെന്നാണ് നിങ്ങളൊട് എനിക്ക് പറയാനുള്ളത്. So ഈ ഒരു ചോദ്യം ഒരുപാട് തവണ ചോദിച്ചതാണ് ഒരുപാട് തവണ ചോദിച്ചതാണ് ചോദ്യമിതാണ് അല്ലെ മഗധ ഭരിച്ച dynasty കൾ രാജ്യവംശങ്ങളും അല്ലെ അവിടെ ഭരിച്ച രാജാക്കന്മാരും

ശിശുനാഗ രാജ്യവംശം or ശിശുനാഗ dynasty ലെ രാജാവ് ആരാണ്? പേര് പറയാൻ പറ്റുവോ നിങ്ങൾക്ക് ശിശുനാഗ ഭയങ്കര easy ആണ് പേര് കാരണം ശിശുനാഗ രാജ്യവംശത്തിൽ രാജാവിന്റെ പേര് എന്ത് തന്നെയാണ് ശിശുനാഗൻ ശിശു ശിശു ആണ് ശിശുനാഗൻ എന്നാണ്. and then നന്ദ രാജ്യവംശം or നന്ദ dynasty ഭരിച്ച മഗധയിൽ ഉള്ള രാജ്യവംശമാണ് നന്ദ dynasty അവിടത്തെ പ്രധാനപ്പെട്ട ruler ടെ പേര് പറയാൻ പറ്റുവോ? okay നിങ്ങൾക്ക് പറയാൻ പറ്റുവോ പറയാൻ പറ്റുവോ പറയാൻ പറ്റുവോ പറയാൻ പറ്റുവോ മഹാപത്മാനന്ദൻ അല്ലെ എന്താണ് എന്താണ് മഹാ പത്മ. നന്ദൻ അല്ലെ മഹാപത്മാനന്ദൻ ഇത് മുൻപേ ചോദിച്ച ചോദ്യമാണ് ഇത് പഠിക്കാതെ നിങ്ങൾ പോവരുതേ. അത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നിങ്ങൾ exam class നിങ്ങൾ പല പ്രശ്നങ്ങളും സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ class ഒച്ചയും ഉണ്ടാക്കിയിട്ടുണ്ടാവും പുറത്തു ഇറങ്ങി നടക്കുന്നുണ്ടാവും പലപ്പഴും teachers ന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടാവും ഇതൊന്നും അല്ല നിങ്ങളെ അവസാനം വിലയിരുത്തുന്നത്. നിങ്ങളുടെ exam കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോ അതിലുള്ള mark ആണ് നിങ്ങൾ എത്ര brilliant ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മാർക്കിലാണ് നിങ്ങളെ പലതരത്തിലും തലം തിരിക്കുന്നത്. അടുത്ത വർഷം പല batch ഉണ്ടാക്കുന്ന സമയത്തു നിങ്ങളെ അതിൽ ഉൾകൊള്ളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ mark ന്റെ അടിസ്ഥാനത്തിലാണ്

maths fair ലും എന്താണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് പരിപാടികൾ ഉണ്ടാകും അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം പക്ഷെ നിങ്ങൾ പഠിക്കുകയും mark വാങ്ങുകയും വേണം. അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും മികച്ച ആളുകളാവുന്നത് okay അല്ലെ okay next question ലേക്ക് നമ്മുക്ക് പോയാലോ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മുക്ക് പോയാലോ ചോദ്യമിതാണ് അഹ് name the notable rulers who ruled India who ruled India after the decline of Mauryan Empire? okay നോക്കൂ നിങ്ങൾ office ന്റെ മുൻപിൽ വരേണ്ടതുണ്ട് okay yes yes okay നിങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ഒന്ന് comment ചെയ്യാൻ പറ്റോ okay അഹ് okay നോക്കൂ നിങ്ങൾ ആഹ് മൗര്യൻമാർക്ക് ശേഷം മൗര്യ രാജാക്കന്മാർക്ക് ശേഷം ഇന്ത്യ ഭരിച്ച കുഷാണ ഭരണാധികാരി ആരാണ്? mention the style of culture during the reign of Kushana അല്ലെ കുഷാണൻമാരുടെ കാലഘട്ടത്തിൽ വളർന്നു വന്ന ശിൽപം അല്ലെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഏതാണ് okay yes ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ruler ന്റെ പേര് ഏറ്റവും famous ആയ കുഷാണ രാജാവാണ്. കുഷാണ രാജാവാണ് തരിഷ്ക്കൻ എന്ന് പറയുന്നത് തരിഷ്ക്കൻ തരിഷ്‌ക്കനേ കുറിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങൾ ശാഖാ calender എന്ന് കേട്ടിട്ടുണ്ടോ ശകവർഷ calender അല്ലെ ഈ സാധനം കൊണ്ട് വന്നത് ആരാണ് തനിഷ്‌ക്കൻ ആണ്. അയാൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ അയാളുടെ കാലത്തിൽ വന്ന ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ശില്പ കല രീതിയാണ് ഘാൻധാര ശില്പ കലരീതി ഘാൻധാര ശില്പ കലരീതി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ready അല്ലെ നിങ്ങളുടെ അടുത്ത സ്ഥലം ആണല്ലോ കോഴിക്കോട് മഞ്ചേരി തൃശൂർ തിരൂർ okay okay okay okay മണ്ണാർക്കാട് ആഹ് ആഹ് okay okay okay very good ഞാൻ വെറുതെ ചോദിച്ചൂന്നെ ഉള്ള് ഇനി പരസ്പരം ചോദിക്കണ്ട കോഴിക്കോടുവള്ളവർ ഇവിടെ like ചെയ്യുക അതിന്റെ ആവശ്യം ഒന്നും ഇല്ലട്ടോ ഞാൻ വെറുതെ ഒരു രസത്തിന് നിങ്ങളോട് ചോദിച്ചതാണ് okay and and and and and അടുത്ത question അല്ലെ ചോദ്യം ഇതാണ് Magdha was the most powerful among the Mahajanapadha മഹാജനപഥങ്ങളിൽ ഏറ്റവും ശക്തമായത് ആരായിരുന്നു മഗധ ആയിരുന്നു അതിന്റെ കാരണം? നമ്മുക്ക് അറിയാം ജനപഥങ്ങൾ അല്ലെങ്കിൽ മഹാജനപഥ അല്ലെ മഹാജനപഥങ്ങൾ ഏറ്റവും powerful ആയത് ആരാണ് മഗധയാണ്. എന്തുകൊണ്ട് മഗധ ഏറ്റവും ശക്തമായ ഏറ്റവും powerful ആയ ഒരു എന്തായി മാറി എന്തായിമാറി ഏറ്റവും ആയിട്ടുള്ള ജനപഥമായി മാറി അതിന്റെ answer നിങ്ങൾക്ക് ചെയ്യാൻ പറ്റോ എത്ര പേർക്ക് അതിന്റെ answer comment ചെയ്യാൻ എത്ര പേർക്ക് അതിന്റെ answer comment ചെയ്യാൻ പറ്റും എത്ര പേർക്ക് അതിന്റെ answer comment ചെയ്യാൻ പറ്റും okay ഹും ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് മഗധ ആയി എന്ന് ചോദിച്ചാൽ ആഹ് okay ഇതിന്റെ answer ഒരാൾ എത്ര question ആയി question ആയി ഇത് പഠിച്ച പോരെ ഇങ്ങനെ ചോദിക്കണ question എത്ര ആയി എന്ന് ആണോ കളിക്ക നോക്കൂ നിങ്ങൾ ഒന്നാമത്തത് എന്തുകൊണ്ട് മഗധ powerful ആയി എന്ന് ചോദിച്ചാൽ rich deposit of iron ore enabled the making of weapons and the equipments ഒന്നാമത്തത്

എന്താണ് മഗധയിൽ Iron deposits ഇരുമ്പിന്റെ നിക്ഷേപം ഉള്ളത് കൊണ്ട് അതുപയോഗിച്ചു അവർക്ക് tools ഉണ്ടാക്കാൻ പറ്റി യുദ്ധം ചെയ്യാനും കൃഷിക്കും അവർ ഈ tools, iron tools use ചെയ്തു Ganga and her tributaries made Maghda a fertile land ഗംഗ നദിയുടെ തീരത്താണ് എന്തുണ്ടായത് ഈ പറയുന്ന മഗധ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു അത് മഗധയെ അടിപൊളി ആക്കി മാറ്റി trees from nearby forest in the gangatic plain were used for making big boats to facilitate trade അവിടെ മഗധയിൽ. തീരത്ത് ഒരുപാട് കാട് ഉണ്ടായിരുന്നു, ആ കാടുകളിൽ നിന്ന് അവർ എന്ത് ചെയ്തു മരം വെട്ടികൊണ്ട് അവർ boat ഉണ്ടാക്കി ആ boat ഉപയോഗിച്ച് അവർ കച്ചവടത്തിന് ഉപയോഗിച്ചു made use of elephant in wars battle യുദ്ധത്തിൽ അവർ ആനകളെ ഉപയോഗിച്ച് ആനപ്പുറത്ത് കട കട കട ആനപ്പുറത്ത് അവർ യുദ്ധത്തിന് പോയിട്ടുണ്ടന്നുള്ളതാണ്. progress in trade and

ആ രോമാഞ്ചം movie കണ്ടോ എന്താണ് ആ രോമാഞ്ചത്തിലെ പാട്ട് അല്ലെ ആത്മാവേ പോ ഓ ഓ ഓ അതിനേക്കാൾ ഇഷ്ടം ഏതാണ് നമ്മുടെ മറ്റേ പാട്ട് ഇല്ലേ നിങ്ങൾ ആദരാഞ്ജലി നേരത്തെ താര ര ര ര താര ര ര പ്രാന്തൻ എന്താടാ എന്നെ നീ പ്രാന്തൻ എന്ന് വിളിച്ച എടാ എടാ എടാ okay അഹ് okay ആഹ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു എട്ട് നാല്പത്തി അഞ്ച് ആകുമ്പോ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. okay പോരെ അതിന് മുൻപ് ഞാൻ നിർത്തിയിരിക്കും അത്രോള്ളു ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒത്തുവരും ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ready അല്ലെ നിങ്ങൾ ready ആണെങ്കിൽ നിങ്ങൾ comment box ഇൽ ഒരു fire ഇട്ടെടാ ഒരു fire ഇട്ടെടാ okay നോക്കൂ നിങ്ങൾ what were the factors that promoted Alexander the ruler of Macedonia to attack India? അലക്സാണ്ടറിനേ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണെടോ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അലക്സാണ്ടർ അല്ലെ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് രണ്ടു മാർക്കിന്റെ ചോദ്യമാണ് രണ്ട് മാർക്ക് വാങ്ങി കീശയിൽ ഇട്ട് വെച്ചോ. to capture all region under the persian ruler ഒന്നാമത്തത് പേർഷ്യൻ രാജാക്കന്മാർ ആണ് അന്ന് ഇന്ത്യയിൽ കൂടുതലും കുറെ സ്ഥലങ്ങൾ അവരുടെ കയ്യിലാണ് ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കണം, രണ്ട് to spread the greek culture ഗ്രീക്ക് സംസ്കാരം എന്ത് ചെയ്യണം അത് വ്യാപിപ്പിക്കണം okay വ്യാപിപ്പിക്കണം ആത്മാവേ പോ എന്ന് ആരൊക്കെ പറയുന്നുണ്ട് അല്ലെ okay and the most powerful Janapadha ഇത് ഒരു മാർക്ക് ചോദ്യമാണ് ഇതിന്റെ answer അറിയാത്തവർ ഇതിന്റെ answer അറിയാത്തവർ ഇതിന്റെ answer അറിയാത്തവരായിട്ട് ആരും ഇല്ലന്ന് അറിയാം ഇത് ഒരു previous year ചോദ്യമാണ് the most powerful Mahajanapadha was Desh അല്ലെ മഹാജനപഥകളിൽ ഏറ്റവും ശക്തമായത് ദേശ് ആണ്

Sir മാരൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പാട്ട് പാടാൻ അല്ല ഇവിടെ നിക്കുന്നത് പഠിപ്പിക്കാനാ നിങ്ങൾക്ക് ഒരു entertainment ആയിക്കോട്ടെ എന്ന് ചിലപ്പോ ഒരു പാട്ട് ഒക്കെ പാടുന്നതാണ് okay yes very good മഗധ ആണ് മഹാജനപഥങ്ങളിൽ ഏറ്റവും poweful ആയത്

നാല് മാർക്കിനും അല്ലെങ്കിൽ രണ്ട് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് write down any two pecularities of the life of success in Hindu region? ഐന്ധവ പ്രദേശത്ത് താമസിച്ച ആര്യന്മാരുടെ ജീവിതം എങ്ങനെ ആയിരുന്നു? ഇത് ഒരു repeated, repeated, repeated question ആണ് ഇത് പഠിക്കാതെ ആരും പോവരുത് ഇത് പഠിക്കാതെ ആരും പോവരുത് പഠിക്കാതെ പോകോ നിങ്ങൾ ഇല്ല എനിക്ക് അറിയാം കാരണം ആര്യൻ എങ്ങനെ ഇന്ദു ഇന്ദുവുടെ തീരത്ത് എങ്ങനെ താമസിച്ചു എന്ന് ചോദിച്ചാൽ Aryans belong to different tribes ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായി അല്ലെ വിവിധ ഗോത്രങ്ങളായി അല്ലെ okay വേറെ ഒന്നും വായിക്കരുത് ഗോത്രങ്ങളായി tribes ആയി താമസിച്ചു. each tribes ഓരോ ഗോത്രം എന്ന് പറയുന്നത് comprised of many families ഒരുപാട് ഒരു പത്തോ ഇരുപതോ കുടുംബം ചേരുമ്പോ അത് എന്തായി മാറുന്നു. അല്ലെ ഒരു tribe ഒരു എന്തായി മാറുന്നു ഒരു ഗോത്രമായി മാറുന്നു okay രണ്ട് ആൾകാർ മലയാളത്തിൽ ഗോത്രം ഗോത്രം എന്ന് പറഞ് മൂത്രം ഒന്നും ആയി പോകരുത് കേട്ടോ തെറ്റിപ്പോകരുത് The eldest member of tribe was selected as the head of the tribe എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഗോത്രത്തിലെ അല്ലെങ്കിൽ ആ tribe ലെ ഗോത്രത്തിൽ ഏറ്റവും മുതിർന്ന ആ ഗോത്ര തലവൻ നമ്മൾ മൂപ്പൻ എന്നൊക്കെ പറയില്ലേ അത് തന്നെ സംഭവം okay and അടുത്തത് there was different tribal assembly to assist the tribal head അല്ലെ മൂപ്പൻ അല്ലെ ഗോത്ര തലവനെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് പറയുന്നത് ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു ഗോത്ര സഭകളുടെ പേരുകളാണ് സഭ സമിതി വിധാതാ ആണ് ആരൊക്കെയാണ് സഭ സമിതി വിധാതാ എന്താണ് സഭ സമിതി വിധാതാ ready അല്ലെ ready അല്ലെ ready ആ ചോദിച്ചു okay വളരെ സന്ദോഷം വളരെ സന്ദോഷം and the main ocuppation of Aryans was cattle rearing അവരുടെ main പരിപാടി എന്താണ് cattle rearing മൃഗങ്ങളെ വളർത്തലും കുറച്ചു കൃഷിയും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് and, and they for battle for ground and cattle അവർ കന്നുകാലികൾക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്തു എന്നതാണ് മറ്റു free fire കളിക്കാൻ ഉണ്ടോ ഇല്ല മോനെ ഞങ്ങൾ പഠിക്കുകയാണ് നിന്നെ പോലെ തമാശ കളിക്കാൻ എനിക്ക് പറ്റൂല ready അല്ലെ ready അല്ലെ ready അല്ലെ ready അല്ലെ എനിക്ക് അറിയാം നിങ്ങൾ ഒക്കെ പൊളി ആണെന്ന്. okay ശരി അപ്പൊ ഇത്രയും point കൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ ഇത്രയും പറഞ്ഞതിൽ ഒരു മൂന്ന് point അല്ലെങ്കിൽ ഒരു നാല് point minimum അടിച്ചു പൊളിച്ചു പഠിക്കട്ടോ എട്ടാം ക്ലാസ് നമ്മൾ തകർത്തെറിയേണ്ടതുണ്ട് ഒൻപതാം ക്ലാസ്സിലേക്ക് വേറെ ഒന്നും നോക്കണ്ട വേഗം വരാൻ പറയുക അത്രെയും പറയാനുള്ളു എനിക്ക് തോന്നുന്നു ഇപ്പൊ ആയിരത്തിതൊള്ളാരായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയെ എള്ള് ഈ ഒരു സമയത്ത് ഉള്ള offer ആണ് നിഞ്ച batch നിന്ജ അല്ലെ sir ന് ഓര്മവരുന്നുണ്ടോ? എന്താണ് ആര് വന്നാലും ഞങ്ങൾ പ്രതിരോധിച്ചോണ്ടിരിക്കണം അല്ലെ ഉറപ്പിച്ചു ഞാൻ പറയുകയാണ് യാതൊരു സംശയും വേണ്ട ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഒൻപതാം ക്ലാസ് ആണ് അപ്പൊ നന്നായിട്ട് അഹ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ആളുകൾ എന്റെ മോനെ പോലെ നിങ്ങൾ എല്ലാവര്ക്കും അയച്ചു status കൊടുക്കുക ഇടുക എനിക്ക് തോന്നുന്നു ക്ലാസ് ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂർ ആയി അല്ലെ ഇത്രയും സമയത്ത് ഇത്രയും ആൾക്കാർ പിള്ളേർ പൊളിക്കൂട്ടോ okay bye bye tata.

and and and ചോദ്യം ഇതാണ് is the founder of desh അല്ലെ ദേശ് ആഹ് ദേശിന്റെ സ്ഥാപകനാണ് ചോദ്യം ശരി അല്ലലെ പോട്ടെ ആഹ് ശ്രീ ബുദ്ധ ശ്രീ ബുദ്ധ ശ്രീ ബുദ്ധ ശ്രീ ബുദ്ധൻ ശ്രീ ബുദ്ധൻ ശ്രീ ബുദ്ധൻ ആഹ് ദേശിന്റെ സ്ഥാപകനാണ് ദേശ് അല്ല എന്താണ് ബുദ്ധമതം ആണല്ലേ. ബുദ്ധമതം ബുദ്ധമതം ബുദ്ധിസം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ ബുദ്ധിസം ബുദ്ധിസം okay ആഹ് okay okay yes എടാ പുതിയ പാട്ട് ഒന്നും പാടാനില്ലടാ തീർച്ചയായും തരാം എടാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില്ലേ Annual Exam കുറെ ആൾക്കാർ പഠിക്കാതെപോയി ആസൂത്രണം എന്ന് കേട്ടിട്ടില്ലേ planning ഒരു രാജ്യം മികച്ചതാകന്നെങ്കിൽ എന്ത് വേണം അവിടെ വേണം എന്ത് വേണം ഒരു കൂടി വെച്ച് നമ്മുക്ക് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം ആ planning നോക്കൂ നിങ്ങൾ ഒരു planning ഇല്ലെങ്കിൽ ആസൂത്രണത്തിന്റെ ഏതെല്ലാം ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം പറയാൻ പറ്റുവോ നിങ്ങൾക്ക് ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഇത് ഓരോന്നും ഓരോ ചോദ്യങ്ങളായി ചിലപ്പോ ചോദിക്കാൻ chance ഉണ്ട് ആസൂത്രണത്തിന്റെ ഒന്നാമത്തെ ലക്‌ഷ്യം equity ആണ് തുല്യത വരണം ഇന്ത്യയിൽ എല്ലാവരും തുല്യർ ആവണം അല്ലെ തുല്യത കിട്ടണം അല്ലെ രണ്ട് growth ആണ് വളർച്ച വേണം ഇവിടെ എന്തുണ്ടായിരിക്കണം ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ health care facility education വിദ്യാഭ്യാസം വളരണം transportation ഗതാഗതം നല്ല road നല്ല പിന്നെ എന്താണ് പറയുക നല്ല road നല്ല എന്താണ് നല്ല airport കളും നല്ല എന്താണ് നല്ല പാലങ്ങൾ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് എന്ത് വളരണം എല്ലാ മേഖലയിലും വളർച്ച വേണം growth വേണം self-reliance സ്വാശ്രയം എന്താണ് അങ്ങനെ പറഞ്ഞാൽ നമ്മുക്ക് ആവശ്യം ഉള്ള food നമ്മുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റണം മറ്റു രാജ്യത്തെ നമ്മൾ എന്ത്ചെയ്യരുത് അവരെ depend ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് modernisation, modernisation എന്ന് വെച്ചാൽ ആധുനികവത്ക്കരണം modernisation, modernisation, modernisation ആധുനികവത്ക്കരണം അതായത് എന്താണ് പണ്ട് നമ്മുടെ നിലമൊക്കെ വയൽ പോയത് മറിച്ചിടുന്നത് എന്താണ് നമ്മുക്ക് അറിയാം എന്താണ് അത് തലപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ പക്ഷെ അത് മാറ്റം വന്ന് അത് ഇപ്പൊ എന്താണ് അല്ലെ അതിനു പകരം നമ്മൾ എന്ത് ചെയ്യുന്നു പണ്ട് നിങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നത് ക്ലാസ്സിൽ ഒരു ചാൾക്കും board ഉം വെച്ച് മാത്രമായിരുന്നു ഇപ്പ അതുണ്ട് അതിലപ്പുറം ഇപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ mobile ഉപയോഗിച്ചിട്ട് ക്ലാസുകൾ കാണുന്നു. അത് modernisation ആണ് ആധുനികവത്ക്കരണം പുതിയ technology കൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. okay ഇത് മാത്രം പഠിച്ചു പോയാൽ full മാർക്ക് കിട്ടുമോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നല്ല ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് repeat ചെയ്ത് repeat ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളാണ് exam നിങ്ങൾക്ക് മൂന്ന് ദിവസം exam ന്റെ തല്ലെന്നായിട്ട് അല്ലെ twentieth ത്തിനാണ് വരുന്നതെങ്കിൽ date എന്താണ് പത്തൊൻപത് അല്ലെ okay ആഹ് പതിനെട്ട് പത്തൊൻപത് ശനി ഞായർ നിങ്ങൾക്ക് മൂന്ന് ദിവസം നിങ്ങൾക്ക് class കൾ ഉണ്ടാകും മൂന്നല്ല പതിനേഴാം തിയതി രാത്രി വെള്ളിയാഴ്ച പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഞായറാഴ്ച മൂന്ന് ദിവസം നിങ്ങൾക്ക് class കൾ ഉണ്ടാകും ആ മൂന്ന് ദിവസത്തെ live നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് നാല്പത് മാർക്ക് നാൽപ്പതിൽ നാല്പത് ഉറപ്പ് തരുന്നു അത് നൂർ ശതമാനം ഉറപ്പാണ് തരുന്ന ഉറപ്പാണ് Afsal sir ഉം fasal sir ഉം തരുന്ന ഉറപ്പാണ് ഇത് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും ഇല്ലങ്കിൽ ഞങ്ങൾ പണി നിർത്തി പോകും okay പോരെ okay ശരിയല്ലേ ശരിയല്ലേ ശരിയല്ലേ okay set ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് comment box ഇൽ ഒന്ന് ഒന്ന് തീ പാറിക്കാൻ പറ്റോ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് powerful ആണെന്ന് കാണിക്കാൻ വേണ്ടീട്ടാണ് ഒന്ന് comment box ഇൽ ഒന്ന് comment box ഇൽ ഒന്ന് comment box ഇൽ തീ ഒക്കെ പാറിച്ചു വന്നെടാ ഈ ചോദ്യവും കൂടി പറഞ്ഞു നമ്മൾക്ക് അവസാനിപ്പിക്കാം പോരെ നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടൂ ഇനി കുറെ പറയാൻ പറ്റാത്ത കൊണ്ടല്ലേ അല്ലെ മടുപ്പുണ്ടാവും മടുപ്പില്ലാതെ തന്നെ ക്ലാസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണട്ടോ okay and then നോക്കൂ നിങ്ങൾ മൗര്യൻ കാലഘട്ടത്തിൽ അല്ലെ മൗര്യ രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പിരിച്ചിരുന്ന tax കൾ നികുതി ഏതൊക്കെയായിരിക്കുന്നു? പറയാൻ പറ്റുവോ നിങ്ങൾക്ക് എന്തൊക്കെ ആയിരുന്നു നികുതികൾ ഒന്നാമത്തെ നികുതിയുടെ പേര് ഭാഗ ഭാഗ എന്ന് വെച്ചാൽ tax on land ഭൂ-നികുതിയാണ് ആൾക്കാരൻ താമസിക്കുമ്പോൾ ആ ഭൂമിയിൽ എന്തുവേണമെന്നാണ് പറയുന്നത് അവിടെ നികുതി അല്ലെ കൊടുക്കണം എന്നാണ് പറയുന്നത്. Okay, fasal sir comment box ഇൽ ഒക്കെ ഇടാൻ പറന്ന് പറന്നു നടക്കുന്നുണ്ട് fasal sir ഇപ്പൊ train ൽ ആണെന്ന് തോന്നുന്നു മൂപ്പർ എന്തെയുന്നുണ്ട് ആത്മാർത്ഥ സ്നേഹം കൊണ്ട് ഇതാ comment boxil ഇൽ ഓരോന്ന് message ഒക്കെ അയക്കുന്നുണ്ട് okay ഉറപ്പ് നൂർ ശതമാനമായി ഞാൻ ഇവിടെ നിങ്ങൾ പറയണ്ടാട്ടോ fasal sir രണ്ടാമത്തത് ബലിയാണ് ബലി എന്ന് വെച്ചാൽ tax on fruits and flowers പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും എന്ത് കൊടുക്കണം tax കൊടുക്കണം. ഭയങ്കര tax ആണല്ലേ and then ഉദ്ഘബാഗാ ഉദ്ഘബാഗാ എന്ന് വെച്ചാൽ tax on water ആണ് ജലനികുതി ആണ് ജലത്തിന് വെള്ളത്തിന് നികുതി കൊടുക്കണം. and then, and then, and then, and then അടുത്തത് ശൂൽക്ക ശൂൽക്ക എന്ന് വെച്ചാൽ എന്താണ് tax on exported and imported goods സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ അല്ലെ ഒരു സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഇറക്കുമതി ചെയ്യാനും എന്താണ് നമ്മുക്ക് tax കൊടുക്കേണ്ടി പ്രധാനപ്പെട്ട tax കളുടെ പേര് okay fasal sir ഇവിടെ വന്നിട്ടില്ല fasal sir ക്ക് ആ മഞ്ഞ heart ഒന്ന് ഇട്ടുകൊടുത്തെടാ ആ മഞ്ഞ heart ഇട്ടുകൊടുത്തെ okay okay okay okay അഹ് okay അഹ് yes അപ്പൊ ഞാൻ ഒരു കാര്യവും കൂടി പറയട്ടെ നമ്മുക്ക് ചോദ്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു question of the വേണം അതിന് മുൻപ് exam time table ആവശ്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാം ഉച്ചക്ക് ശേഷമാണ് exam ഒക്കെ നടക്കുന്നത്. first exam എന്നാടാ പത്തിമൂന്നേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് exam ഏതാണ് നിങ്ങളുടെ പേപ്പർ one അല്ലെ മലയാളം ആയിരിക്കണം അല്ലെ ആഹ് എട്ടാം ക്ലാസ്സ് അല്ലെ ആഹ് പേപ്പർ ഒന്നാമത്തെ മലയാളം second ആയിരിക്കും പതിനാറ് അല്ലെ അത് പതിനാലാണ് പിന്നെ പതിനാറിന് ഏതാണ് വരുന്നത് നിങ്ങളുടെ art കല അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഇല്ലേ അത് വരും അപ്പോൾ ഇങ്ങയാണ് തൊടങ്ങുന്നത് പതിനേഴാം തിയതി പതിനേഴേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് ഏതാണ് ഉള്ളത് വെള്ളിയാഴ്ച ഹിന്ദി ഹിന്ദി ഹിന്ദി okay പിന്നെ നിങ്ങളക്ക് exam ഉള്ളത് എന്നാണ് പതിനെട്ട് അല്ലെ ശനിയാഴ്ച പത്തൊൻപത് ഇല്ല ഞായർ ഇല്ല and ഇരുപതാം തിയതി ആണ് ഇരുപതാം തിയതി ഏത് വരുന്നു yes, social science exam ആണ് അതിനിടയിലുള്ള മൂന്ന് ദിവസവും നിങ്ങൾക്ക് class തരും ആ മൂന്ന് ദിവസം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കും ആ കാര്യങ്ങൾ പഠിച്ചു മാത്രം exam ഇൻ പോയ മതി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇരുപത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നില്ല ഇരുപത്തി രണ്ടിനാണ് exam ഉള്ളത് ഏതാണ് ഇംഗ്ലീഷ് exam ആണ് ഇംഗ്ലീഷ് exam ആണ് and ഇരുപത്തി മൂന്നിന് exam ഇല്ല ഇരുപത്തി നാലിനാണ് ഉള്ളത് ഇരുപത്തി നാലിന് exam ഉള്ളത് നിങ്ങളുടെ basic science അടിസ്ഥാന ശാസ്ത്രമാണ് and then പിന്നെ നിങ്ങൾക്ക് എത്ര ദിവസം ഒഴിവുണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഇല്ല പിന്നെ മുപ്പത് പിന്നെ മുപ്പത്തിനാണ് എന്ത് വരുന്നത് മുപ്പത്തിനാണ് maths വരുന്നത് അപ്പൊ okay അല്ലെ set അല്ലെ ആഹ് okay okay okay video ഇപ്പോൾ group ഇൽ വന്നിട്ടുണ്ടാകും അതുംകൂടി Kharif എന്ന് പറയുന്ന ആ ഒരു cropping season യില് നമുക്കു ഏതൊക്കെ crops യിനെ ആണ് വളർത്താൻ പറ്റുക ഏതൊക്കെ cropping period ആണ് നന്നായിട്ടു ഉണ്ടായിരിക്കെ എന്നാണ് ഇനി നമ്മൾ next പഠിക്കാൻ പോകുന്നത് അപ്പൊ നോക്കിക്കേ നമ്മൾ kharif weather പഠിക്കാൻ വേണ്ടീട് അത്‌അനുസരിച്ചോരു code ഉം ആയിട്ടാണ് വന്നിട്ടുള്ളതു നിങ്ങൾക്കു വേറെ ഒരു code ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുചയ്യാ ആ ഒരു code വെച്ചു പഠിക്കാം ഈ code ഇല്ലാത്തവർ ഇത് നോക്കി പഠിക്കാം ഇനി code ഒന്നും വേണ്ട എന്നുള്ളവർ എന്തെയാ code ഇല്ലാതെതന്നെ പഠിച്ചിരിക്കണം

നമ്മുടെ സോന സോന നു പറഞ്ഞ ഒരു കുട്ടിയാണ് okay അപ്പൊ സോന എന്ത് ചെയ്തു സോനേരെ സോനേരെ പാട്ടൊക്കെ പാടിടു നമ്മുടെ സോന

അതുകൊണ്ടു നമ്മുടെ sona യോടു പറയുകയാണ് sona നീ പോയി സോനേരെ പാട്ടൊക്കെ പാടിടു ആ juice ഒക്കെ കൊടുത്താൽ മതി sugar ഇട്ട juice കുടിച്ചു coat ഇട്ടു ground ലൂടെ mill ലേക്കു പോയി അത് rice and maize ഇന്റെ season ആയിരുന്നു ഇന്ന് എന്ത് ചെയ്യാ പഠിച്ചെക്യ ഒക്കെ അപ്പൊ ദേ നോക്കിക്കേ sona അപ്പൊ sona എന്ന് പറയുന്നത് that is soyabean വേറെ colour കൊണ്ട് എഴുത്തു okay soyabean then sugar എന്ന് പറയുന്നത് sugarcane sugarcanethen juice എന്ന് പറയുന്നത് jute ആണ് then coat എന്നുപറയുന്നത് cotton cotton ആണ് then next ground എന്ന് പറയുന്നത് groundnut ആണ്

then next mill എന്ന് പറയുന്നത് millet then rice എന്ന് പറയുന്നത് maize യിൽ വരുന്നു then season എന്ന് പറയുന്നത് sesame okay അപ്പൊ നോക്കിക്കേ ആ സോനാ സോനേരെ സോനേരെ പാട്ടൊക്കെ പാടിട്ടു നമ്മുടെ സോന എങ്ങോട്ടാ പോകുന്നത് മില്ലിലേക്കു പോകുവാണല്ലേ എങ്ങനെയാ പോയതു sugar ഇട്ട juice കുടിച്ചു coat ഒക്കെ full style ആയിട്ടാണ് നമ്മുടെ sona എങ്ങോട്ടാ പോകുന്നത് മില്ലിലേക്കു പോകുന്നത് ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല rice ഉം അതുപോലെ maize ഉം കിട്ടുന്ന നല്ല ഒരു season ആയിരുന്നു ഒക്കെ അപ്പൊ ദേ നോക്കിക്കേ soyabean, sugarcane, jute, cotton, groundnut, millet, rice, maize sesame ഉം എന്നെല്ലാം വരുന്നത് അവര് എല്ലാവർക്കും correct ആയിട്ടുള്ള ഒരു cropping season ആണ് ഇവിടെ kharif എന്ന് പറയുന്നത് okay അപ്പൊ rainy season യിൽ ആണ് ഇവരെ എല്ലാരേയും നമ്മൾ എന്ത് ചെയുന്നത്? വളർത്തുന്നത് okay okay set ഇനി next നോക്കിക്കേ next next നമ്മൾ rabi അപ്പൊ ഇതിന്റെ examples important ആയിട്ടു പേടിച്ചു വെക്കണം അതിനു വേണ്ടിട്ട നിങ്ങൾക്കു code ഒക്കെ ആയിട്ടു വന്നിട്ടുള്ളതു ഇനി code നിങ്ങൾക്കു ഇഷ്ടപെട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കു ഏതു code ആണ് ഇഷ്ടം അതുപോലെ പഠിച്ചു വെക്കാം okay okay അപ്പൊ ദേ നോക്കിക്കേ ആ notes യിൽ ഇടാം notes യിൽ എല്ലാം ഇടാട്ടോ ഇനി next നോക്കിക്കേ rabi rabi നമുക്ക് വളർത്താൻ പറ്റുന്ന അതായത് നമ്മുടെ winter season ഇല് നമുക്ക് വിതക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ sowing and harvesting ആയിട്ടുള്ള crops ഏതൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടീട്ട് നോക്കിക്കേ we must go back to bareilly in bison bareilly ki barfi എന്ന movie കണ്ടിട്ടുണ്ടോ? അവിടെ ബറേലി എന്ന്പറഞ്ഞിട്ടുള്ള ഒരു ആൾ ഒരു place ആണ് bareli എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട് പോണല്ലേ. we must go back to bareilly in bison. അത് എങ്ങനെയാ പോവേണ്ടത് അതെങ്ങനെയാ പോകേണ്ടത് pulsar ഇൽ ആണല്ലേ പോകേണ്ടത്. come on baby lets go on the bullet അവിടെ bullet ആണെങ്കിൽ ഇവിടെ എന്താണ് pulsar ഇൽ ആണ് നമ്മൾ പോകുന്നത്. അപ്പൊ നോക്കിക്കേ wheat എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് then musk ഇന്ന് പറയുന്നത് നമ്മുടെ mustard, then go back to, go back to എങ്ങനെയാ പഠിക്കുക മക്കളെ go back to എന്ന് പഠിക്കാൻ വേണ്ടീട്ട് നോക്കിക്കേ go back to തിരിച്ച് വായിക്കാം to back go അങ്ങനെ പഠിക്കാം ok, go back to, to back go എന്ന് പഠിക്കാട്ടോ തിരിച്ച് വായിക്കാട്ടോ നോക്കിക്കേ to back go അപ്പൊ tobacko, tobacko then next bareilly എന്ന് പറയുന്നത് barlley then pulsar എന്ന് പറയുന്നത് pulses

നമ്മള് pulsar ഇൽ തന്നെയാ പോവോള്ളു. ok അപ്പൊ we എന്ന് പറയുന്നത് wheat must എന്ന് പറയുന്നത് mustard go back to go back to tobacko എന്ന് വിളിക്കാം then next barley then spices എന്ന് പറയുന്നത് നമുക്കറിയാലോ നമ്മുടെ ചെറുപയറ് വൻപയർ ഉഴുന്ന് ഇതൊക്കെയാണ് spices ഇൽ വരുന്നത്. ok get ready ok അപ്പോ ഈ ഒരു ബോർഡ് വച്ച് പഠിക്കാം then next നോക്കിക്കേ next നമുക്ക് പഠിക്കാനുള്ളതാണ് sayd sayd എന്ന് നിങ്ങളുടെ question paper ഇൽ വന്നാൽ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ സെയ്‌ദിക്കാ

fruits and vegetables കിട്ടുന്നുണ്ട് അതായതു ഏതു പച്ചക്കറികളും ഏതു പഴങ്ങളും നമ്മൾ വിൽക്കുന്നത് എവിടെ ആണ്? ആ zaid season ഇൽ ആണ് ആ ഒരു സമയത്തു ആണ് നമ്മൾ crop ചെയ്യുന്നത് അങ്ങനെ മനസിൽ വെക്ക അപ്പൊ sayd ഇക്ക പച്ചക്കറിയും അതുപോലെ തന്നെ fruits ഉം നമുക്കു തരുന്നു okay set clear? clear ആയോ perfect clear ആയോ നമ്മുടെ code അനുസരിച്ചു നിങ്ങൾക്കു പടിച്ചൂടേ kharif, rabi and zaid പഠിച്ചു വെക്കണം very very very important ആണ് okay set ready very good okay അപ്പൊ ദേ മൂന്നെണ്ണം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് then അതിനെ മിസ് ദേ table ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ table പടിക്ക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആണ് ഈ table യിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ season ആണ് വരുന്നത് ഏതൊക്കെ cropping യിന് correct ആയിട്ടുള period ആണ് kharif, rabi and zaid എന്ന് പറയുന്നത് okay go back to tobacco അല്ലെ okay set zaid ഇന് example നിങ്ങൾ എന്ത് fruits, watermelon, cucumber then next fruits cabbage cucumber vegetables എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാ? അപ്പൊ നമ്മുടെ zaid ഇക്ക ആണ് fruits ഉം vegetables ഉം വിക്കുന്നത് okay, okay set very good ഇനി next നമുക്കു പഠിക്കാം major crops inIndia നമ്മുടെ India ഇൽ നോക്കുന്ന സമയത്തു ഏതൊക്കെ crops ആണ് കാണാൻ പറ്റുന്നത് okay ഏതൊക്കെ crops ആണ് നമ്മുടെ India യിൽ ഇള്ളത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് place ഒരു രണ്ടു മൂന്ന് place പഠിച്ചു വെക്കാം, രണ്ടു മൂന്ന് place മാത്രം പഠിച്ചു വെക്ക detail ആയിട്ടൊന്നും പഠിച്ചു വെക്കണ്ട ആവശ്യം ഇല്ല നിങ്ങളോട examples ആണ് main ആയിട്ടു exam യിൽ ചോദിക്കുന്നത് അതുപോലെ തന്നെ sowing period and harvesting period okay tobacco is injurious to health അല്ലെ yes very good അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ ഉള്ളത് major crops in india നമ്മുടെ ഇന്ത്യ യിൽ ഉള്ള crops നോക്കുന്ന സമയത്തു നമ്മൾ വ്യത്യസ്ത രീതിയിൽ ആണ് divide ചെയ്‌തട്ടുള്ളത് okay different types ആയിട്ട് നമ്മൾ divide ചെയ്‌തട്ടുണ്ട് അതില് വരുന്നതാണ് food crops ഇല്ലേ നമുക്ക് രാവിലെ എഴുന്നേറ്റാലും അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാലും ഉച്ചക്ക് ആയി കഴിഞ്ഞാലും എന്ത് വേണം? ഞ്ഞം ഞ്ഞം ഞ്ഞം വേണല്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടീട് food വേണം അപ്പൊ food grains ഇൽ വരുന്നതാണ് rice, wheat, millet, maize, pulses ഇതെല്ലം എന്തിൽ വരുന്നതാണ്? food grains ഇൽ വരുന്നതാണ് ഇനി next നോക്കിക്കേ food crops other than food granins, grains യിൽ അല്ലാതെ വരുന്ന food crops, sugarcane, oil seeds, coffee, tea നമുക്ക് അടിപൊളി coffee കുടിക്കണം നല്ല ചൂട് ഉള്ള ഒരു ചായ കുടിക്കാൻ തോനി കഴിഞ്ഞാല് ഇതെല്ലം എന്തിൽ വരുന്നതാണ്? പറ നമ്മുടെ food crops other than grains യിൽ വരുന്നതാണ് next നോക്കിക്കേ horticulcture, horticulture എന്ന് പറയുന്ന സമയത്തു അത് mind യിൽ fix ചെയ്തു വെക്ക that is fruits and vegetables ആണ് okay fruits and vegetables ഇനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? horticulture എന്ന് പറയുന്നത് then non food crops, non foods നമുക്ക് കഴിക്കാൻ പറ്റില്ല rubber നമുക്ക് കഴിക്കാൻ പറ്റുവോ ഇല്ലാലെ rubber യിൽ നിന്ന് different ആയിട്ടുള്ള products ആണ് നമ്മൾ ഉണ്ടാകുന്നത് അപ്പൊ rubber എന്ന് പറയുന്നത് എന്താണ്? non food crops ആണ് then fiber crops, fiber crops യിൽ വരുന്നത് എന്താണ് cotton, jute